wold cup ഒക്കെ നമുക്ക് അറിയാലോ ഇപ്പോ അടുത്താണ് ഈ world cup ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് ഈ world cup നമ്മുടെ അർജന്റീന ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം cup നേടിയിട്ടുണ്ട് ലോക cup നെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഖത്തറിലാണ് ഈ കഴിഞ്ഞ വർഷം വേദി ആയത് എല്ലാവർക്കുംഅത് വളരെ ഒരു നല്ല രീതിയിൽ തന്നെ ആ കളികാണാനും ആ കളി ആസ്വദിക്കാനും മറ്റു രാജ്യങ്ങൾ ളെ എല്ലാം

അതിന് നമ്മൾ നമ്മുടെ ഖത്തർ രാജാവിനെ എത്ര പ്രശംസിച്ചാലും മതി വരില്ല കാരണം അദ്ദേഹം മുടക്കിയ മുതലിന് നാല് world cup നടത്താവുന്ന മുതൽ അല്ലെങ്കി അത് അത്രയും പണം അദ്ദേഹം മുടക്കിയിട്ടുണ്ട് എങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ കളി കാണാനും കളി ആസ്വദിക്കാനും കളിക്കാനും നല്ല രീതിയിൽ തന്നെ result കൾ എല്ലാവർക്കും ഇഷ്ട്ടപ്പെടുന്ന level ഇൽ എത്തിക്കാനും അതിന് വേദി ഒരുക്കിയ ഖത്തർ രാജാവിനും അതിന് കൂടെ സഹകരിച്ച എല്ലാവർടേയും ഒറ്റ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ആ ഒരു കളിവിജയകരമായി മാറിയിട്ടുള്ളത് പിന്നെ നമ്മുക്ക് അറിയാം ഇതുപോലെ തന്നെ ഒരുപാട്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 വളരെ ഏറെ പ്രധാനം ഉള്ളത് തന്നെ ആണ്. നമ്മൾ ഈ ലോകത്ത് അധികവും എല്ലാവരും കണ്ടിട്ടു ഉണ്ടാകും കാണാത്തവരും ഉണ്ടാകും എങ്കിൽ പോലും അത്രയും ആളുകൾ ഈ കളി കണ്ടു എന്ന് തന്നെ നമുക്ക് പറയാം. ലോകത്തിലെ final മത്സരത്തിൽ foot ball ന്റെ ചുണക്കുട്ടൻ എന്ന് പറയുന്ന നമ്മുടെ എംബാപ്പെ അദ്ദേഹത്തിന്റെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു നമ്മൾ അർജന്റീനക്ക് എതിരെ കണ്ടത്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 ഒരു വ്യക്തി മാത്രം കളിച്ചു കൊണ്ട് ആ ഒരു കളി നിഷ്പക്ഷം മറികടക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ആ കളി രണ്ടേ ര ണ്ട് level ലേക്ക് എത്തി full time കഴിഞ്ഞു അതിനു ശേഷം extra time ഇൽ കളി നീളുകയും ആ കളിയിൽ തന്നെ ഒന്നേ ഒന്ന്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 യുടെ goalie എലിമിനോ അദ്ദേഹത്തിന്റെ ശക്തമായ ഒരു goal keeping level അദ്ദേഹത്തിനെ മോശമാക്കി ഒരു കാര്യമുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിനെ പ്രശംസിക്കാതിരിക്കാൻ വയ്യ അവസാനം

അന്ന് ഫ്രാൻസിന് ആ cup കൊണ്ട് പോകാമായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ ആ ball ഫ്രാൻസിന് എതിരെ അദ്ദേഹം തടുത്തു അതുകൊണ്ട് ഫ്രാൻസിന് ആ cup നഷ്ടമായി എന്ന് തന്നെ അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കം പിന്നീട് penalty shoot out ഇൽ shoot out അടിക്കാൻ വന്ന അർജന്റീന fans വളരെ simple ആയിട്ട് തന്നെ post ലേക്ക് അടിക്കുകയും എതിർ team അംഗങ്ങൾ അഥവാ ഫ്രാൻസിലെ വ്യക്തികൾ അന്ന് രണ്ട് പേർ പുറത്തു അടിക്കുകയും കയ്യിലേക്ക് അടിക്കുകയും ചെയ്തപ്പോൾ കളിയുടെ result അര്ജന്റീനക്ക് വളരെ വളരെ നാല്ലൊരു കാഴ്ച ആണ് അല്ലെങ്കി നല്ലൊരു നല്ലൊരു ആശ്വാസമാണ് അവിടെ സംഭവിച്ചത് ഒരുപാട് കാലം കാത്തിരുന്നതും മെസ്സിയെ പോലുള്ള ഒരു ഉജ്വല കളിക്കാരൻ ആ team ഇൽ ഉള്ളപ്പോൾ അദ്ദേഹത്തിനൊരു cup നേടിക്കൊടുത്ത ആ team അംഗങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും നമ്മക്ക് പറയാൻ കയ്യില്ലാ കാരണം അത്രയും നല്ലൊരു കളി തന്നെ ആണ് അർജന്റീന അന്ന് കാഴ്ച വച്ചത് പിന്നെ ഈ world cup ൽ മറ്റൊരു സംഭവം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ തട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു ഉദാഹരണത്തിന് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന വ്യക്തി നമ്മക്ക് എല്ലാവർക്കും അറിയാം റൊണാൾഡോ പോർച്ചുഗലിന്റെ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 അദ്ദേഹത്തിന് പകരം ഇറങ്ങിയ കളിക്കാരൻ അദ്ദേഹത്തിന്റെ bench ഇൽ ഇരുന്ന first കളി നല്ല രീതിയിൽ മൂന്ന് goal നേടി കളി ഏർ പോർച്ചുഗൽ വിജയിക്കുകയും second അഥവാ quarter final ഇതേ പരീക്ഷണം വച്ച് കൊണ്ട് തന്നെ അവരുടെ team coach ആയ വ്യക്തി അദ്ദേഹത്തിന്റെ വളരെ ഒരു ദുർചിന്താഗതി കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു കളിയെ നിഷ്പക്ഷം തടയുകയാണ് അവിടെ ഉണ്ടായത് റൊണാൾഡോയെ ലെയുള്ള ഒരു വ്യക്തി match winner എന്ന് തന്നെ നമ്മക്ക് വിശേഷിപ്പികാം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കി അദ്ദേഹത്തെ പോലെ ഉള്ള ഒരു കളിക്കാരൻ നെ bench ഇൽ ഇരുത്തി കൊണ്ട് മാത്രമാണ് അന്ന് കളി മൊറോക്കയോട് ഏർ പോർച്ചുഗലിന് അടിയറവ് വെക്കേണ്ടി വന്നത് മൊറോക്കയെ സംബന്ധിച്ചെടുത്തോളം അവരുടെ team ലെ deffender മാർ അഥവാ നമ്മൾ backy എന്ന് പറയുന്ന കൊറച്ച് teams അവരെ മറികടന്നു കൊണ്ട് അവരുടെ post ന്റെ വലകിലുക്കാൻ പോർച്ചുഗീസിന്റെ ആ ഒരു പടക്ക് കഴിഞ്ഞില്ല എന്നുതന്നെ നമുക്ക് ആ ഒരു കളി കണ്ടതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ പോർച്ചുഗലിന് വളരെ വേദനാജനകമായ ഒരു കളിയാണ് അവിടെ പറയേണ്ടി വന്നത് പ്രതേകിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെയുള്ള വ്യക്തിക്ക് വളരെ വിഷമം അനുഭവപ്പെടുന്ന ഒരു രംഗം നമ്മൾ എല്ലാവരും കണ്ടതാണ്

വയസ്സിന്റെതായ ചില പോരായ്മകൾ ഒഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോലെ ഉള്ള ഒരു player ഒരു കളിക്കാരൻ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 വളരെ കുറച്ചു സമയമാണ് കളിക്കാൻ പറ്റിയത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അദ്ദേഹത്തിന് ആരും ball pass ചെയ്യുന്നില്ല foot ball മത്സരത്തിൽ first വേണ്ടത് ആദ്യം വേണ്ടത് ഏകോപനം എന്തൊരു കാര്യം ചെയ്യുമ്പോൾ ഒരാൾ ചെയ്യുന്നതിനേക്കാൾ കൂട്ടമായി ചെയ്യുന്ന വ്യക്തി കൂട്ടമായി ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു കാര്യത്തിന് വിജയം പൊതുവെ സംഭവിക്കാറുള്ളത് ആ ഒരു രീതി മൊറോക്കോയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് കൊണ്ട് തന്നെ എതിരില്ലാത്ത ഒരു goal നു അവർക്ക് പോർച്ചുഗലിനെ കീഴടക്കാൻ കഴിഞ്ഞു തീർച്ചയായിട്ടും ഈ ഒരു ഏകോപനം പോർച്ചുഗൽ team ഇൽ ഇല്ലാത്തത് മൂലം അവർക്ക് അടിയറവ് വെക്കേണ്ടി വന്നു മൊറോക്കയുടെ ചുണകുട്ടികളുടെ അടുക്ക് തീർച്ചയായിട്ടും നമ്മുക്ക് ആ ഒരു വേദനാജനകമായ ഒരു നിമിഷം തീർച്ചയായിട്ടും ഒരു റൊണാൾഡോ fans നു റൊണാൾഡോ ആരാധകർക്കാണ് ഇതിനുള്ള ഒരു സങ്കടമുണ്ടായിട്ടുള്ളത് നമ്മുക്ക് എല്ലാവർക്കും അറിയാം. പൊതുവെ മ് എല്ലാ teams എല്ലാ team ലെ അംഗങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ team ന്റെ ആരാധർക്കും അദ്ദേഹത്തിന്റെ ആ ഒരു feeling അറിയാവുന്നതാണ് കാരണം അദ്ദേഹം കരഞ്ഞു കൊണ്ടാണ് ആ ഒരു ground ൽ നിന്നും അദ്ദേഹം വിടവാങ്ങിയത് എങ്കിലും അത് പ്രതേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ ആണ് തീർച്ചയായിട്ടും അതിനു കാരണം അവരുടെ referee sorry അവരുടെ coach തന്നെ ആണ് ആ coach ന്റെ ഒരു തീരുമാനം ആണ് അങ്ങനെ ഒരു രീതിയിലേക്ക് കളി മാറ്റപ്പെട്ടത്

world cup അങ്ങനെ നമ്മുടെ അർജന്റീന സ്വന്തമാക്കി അഞ്ച് cup അടിച്ച ബ്രസീലിന്റെ കാര്യം നമ്മക്ക് അറിയാമല്ലോ അവർക്ക് ഇത്തവണയും ക്രോയോഷ്യയോട് അടിയറവ് വെക്കേണ്ടി വന്നു നല്ല ഒരു രീതിയിലുള്ള കളി തന്നെയാണ് അവർ കാഴ്ചവെച്ചത് എങ്കിൽ പോലും അവർക്ക് നല്ലൊരു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 റവ് വെക്കേണ്ടി വന്നത് തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഒരുപാട് കളികൾ ഇങ്ങനെ foot ball എന്നുപറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മനുഷ്യർക്കും അതില് വലിയൊരു ആരാധനയാണ് കാരണം ക്രിക്കറ്റിനെ സംബന്ധിച്ചെടുത്തോളം നാലും അഞ്ചും മണിക്കൂർ അല്ലെങ്കി ഒരു ദിവസം മുഴുവൻ അല്ലെങ്കി അഞ്ച് ദിവസം മുഴുവൻ നടക്കുന്ന ഒരു കളി എന്ന് പറയാം ക്രിക്കറ്റ് നെ

വെറും തൊണ്ണൂറ് minute ൽ അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ചേ തൊണ്ണൂറ്റി എട്ട് minute ൽ തന്നെ result അറിയുന്ന ഒരു കളി യായത്കൊണ്ട് തന്നെ ഇത് കാണുന്നവർക്ക് നമ്മളെ പോലുള്ള വ്യക്തികൾക്ക് വളരെ interesting ആയൊരു topic തന്നെ ആണ് അല്ലെങ്കി interesting ആയൊരു കാര്യം തന്നെ ആണ്

ഏതൊരു ചെറിയ ഒരു ഗ്രാമത്തിലെ പിള്ളേർക്കു പോലും അതറിയും തീർച്ചയായിട്ടും നമ്മൾ നല്ലൊരു final match ഓ അതുപോൽത്തന്നെ നല്ലൊരു വേദിയുമാണ് ഖത്തർ government അല്ലേൽ ഖത്തർ രാജാവ് നമ്മുക്ക് എല്ലാവർക്കും ലോകത്തിലെ എല്ലാവർക്കും വേണ്ടി ഒരുക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു രീതിയിൽ കളി അവസാനിക്കുകയും മറ്റു കളിയേക്കാൾ വളരെ ഭംഗിയായി അവിടെ നടക്കുകയും ചെയ്തു പിന്നെ ലോക cup ൽ എടുത്തുപറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ആ ആദ്യ കളിയിൽ അവിടെ ഉദ്ഘടനത്തിന് വന്ന രണ്ട് വ്യക്തികൾ വളരെ വിശേഷം ക്കപ്പെട്ട രണ്ട് വ്യക്തികളാണ് ഉദാഹരണത്തിനു ഒ ഒരു കറുത്ത വർഗക്കാരനും അതുപോലെ ഒരു അരക്ക്ന്ന് കീഴ്പ്പട്ട് താഴെ ഇല്ലാത്ത ഒരു വ്യക്തിയും ആ ഒരു മത്സരം

വാചകം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് നല്ലൊരു സന്ദേശമാണ് ഈ ഒരു world cup പ്രധാനം ചെയ്തത്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 ഈ world cup നെ കുറിച്ച് നമ്മൾ ഇനി കൂടുതൽ സംസാരിക്കേണ്ടത് ഇല്ലല്ലോ ഈ foot ball ചൈനയിൽ ആൻ സാമ്രാജ്യ കാലത്താണ് foot ball ന്റെ ആദ്യ രൂപം കളിച്ചിരുന്നതായി കണക്കാക്കുന്നത് foot ball എന്ന പേരിൽ അമേരിക്കയിൽ മറ്റ് ചില കളികളുമുണ്ട്

FIFA ആണ് ഈ കളിയുടെ നിയമങ്ങൾ പരിഷ്‌ക്കരിക്കുന്നതും നടപ്പിലാക്കുന്നതും ലളിതമായ നിയമങ്ങളും പരിമിതമായ സൗകര്യമാണ് ങ്ങളുമാണ് foot ball നെ ജനപ്രിയമാക്കുന്നത് ഇരുന്നൂർ രാജ്യങ്ങളിലായി കോടിക്കണക്കിന് ആളുകൾ ഈ കായികവിനോദത്തിന് ഏർപ്പെടുന്നു നമ്മള് നേരെത്തെ സംസാരിച്ചത്പോലെ ഇരുന്നൂറ് രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള ഓരോ വ്യക്തിക്കും ഈ കൽപ്പന്തുകളിയെ ഇഷ്ട്ടമാണ് എന്ന് തന്നെ നമ്മുക്ക് മനസിലാകാം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 പന്ത് കൈക്കലാക്കി എതിർ team ന്റെ വലയിൽ എത്തിക്കുകയാണ് ലക്ഷ്യം നിശ്ചിത സമയമായ തൊണ്ണൂറ് minute ന്റെ പരിധിക്കുള്ളിൽ ഏറ്റവും കൂടുതൽ goal നേടുന്ന team കളി ജയിക്കുന്നു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 goal വലയത്തിനു അടുത്തെത്തുമ്പോൾ goal keeper എ കബളിപ്പിച്ചു പന്ത് വലയിലാക്കുക എന്നതാണ് കളിയുടെ ക്രമം

പന്ത് കളിക്കളത്തിന്റെ അതിർത്തി കടക്കുക പുറത്തേക്ക് പോകുമ്പോഴോ കളി നിയന്ത്രിക്കുന്ന referee നിർത്തിവെക്കുമ്പോഴോ മാത്രമാണ് foot ball നിശ്ചലമാകുന്നത് ഈ പറയുന്ന foot ball നു കുറച്ച് നിയമങ്ങൾ ഉണ്ട് അത് ഏതൊക്കെ എന്ന് നമുക്ക് പരിശോധിക്ക പല പ്രദേശങ്ങളിലായി വിവിധ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കളിച്ചിരുന്ന foot ball ന്റെ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 ഇംഗ്ലണ്ടിലെ വിവിധ team കളുടെ ചർച്ചയ്ക്ക് ഇരുത്താനാണ് ഇത് സാധ്യമാക്കി കളി നിയമങ്ങളുടെ ക്രോഡീകരണത്തിനുള്ള ശ്രമങ്ങൾ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 കളി നിയമങ്ങൾ രൂപപ്പെടുത്തുന്നതിന് ഇപ്പോൾ പ്രധാന പങ്ക്‌വഹിക്കുന്നത് international foot ball association of ball എന്ന സംഘടന ആണ് ആയിരത്തി എണ്ണൂറ്റി എമ്പതി രണ്ടിലാണ് ഇത് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ പാരീസിൽ രൂപംകൊണ്ട FIFA നിയമങ്ങൾ പിന്തുടരുമെന്നും പ്രഖ്യാപിച്ചു കാലക്രമത്തിൽ foot ball ലെ ഏറ്റവും ശക്തമായ സംഘടനായി FIFA മാറി എന്ന് ഏറ്റവും കൂടുതൽ പ്രതിനിധികൾ ഉള്ളത് FIFA യിൽ നിന്നാണ് തേർ പതിനേഴ് നിയമങ്ങളാണ് നമുക്ക് foot ball കളിയിൽ ഉള്ളത് എല്ലാ വിഭാഗത്തിലുള്ള foot ball കളിയിൽ ഈ നിയമങ്ങളാണ് പ്രാവർത്തികമാക്കുന്നത് എങ്കിലും വനിതാ junior തലങ്ങളിൽ ചില്ലറ മാറ്റങ്ങൾ വരുത്തുവാൻ ദേശീയ association ന് അധികാരമുണ്ട് ഈ നിയമങ്ങൾക്ക് പുറമെ IFAB പുറപ്പെടുവിക്കുന്ന പ്രതേക മാർഗ നിർദ്ദേശങ്ങളും കളിയുടെ നടത്തിപ്പിക്കാനായി ഉപയോഗിക്കുന്നു ഓരോ team ലും പതിനൊന്നു കളിക്കാരുണ്ടാവണം

പതിനെട്ട് ഉള്ളിൽ വച്ച് മാത്രമേ goal keeper ക്കു പന്ത് തൊടുവാൻ അനുവാദമുള്ളു. കളിക്കാർ shirt അഥവാ jersey knicker, socks എന്നിവ ധരിച്ചിരിക്കണം തനിക്കോ മറ്റ് കളിക്കാർക്കോ പരിക്കേൽക്കുന്ന വിധത്തിൽ യാതൊന്നും ധരിക്കാൻ പാടില്ല

രാജ്യാന്തര മത്സരങ്ങളിലും മറ്റ് ദേശീയ മത്സരങ്ങളിലും ഇത്തര പകരക്കാരുടെ എണ്ണം മൂന്നായി നിജപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ചില സൗഹാർദ്ര മത്സരങ്ങളിൽ ഇതിനു പരിധി ഇല്ല കളിക്കളത്തിലുള്ള ഒരു താരം പരിക്കേൽക്കുമ്പോഴോ തളരുമ്പോഴോ അല്ലെങ്കിൽ അയാളുടെ കളി നിലവാരം താഴ്ന്നു എന്ന് പരിശീലകന് തോന്നുമ്പഴോ ആണ്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

FIFA യുടെ അംഗീകാരമുള്ള കളികളും ക്കു ലോകമെങ്ങും ഉപയോഗിക്കുന്നത അഞ്ച് അളവിലുള്ള പന്തുകളാണ് ആദ്യകാലത്തു ഏതാനും ഷദ്‌ബുജ രൂപത്തിലുള്ള തൂവൽക്കഷ്ണങ്ങൾ തമ്മിൽ തുന്നി ചേർത്ത് ഗോളാകൃതിയിലാക്കി ആണ് കാൽ പന്തുകൾ നിർമ്മിച്ചിരുന്നത്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 നമ്മുടെ നിയമങ്ങള് ഇതിൽ goal post കളിയുടെ സമയം എല്ലാം നമ്മള് പറഞ്ഞു അല്ലോ കളി നിയന്ത്രിക്കുന്നത് referee ആണ് എന്ന് നമ്മുക്ക് അറിയാം അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ എല്ലാവരും കളിച്ചിട്ടുണ്ടാകും കളികണ്ടിട്ടുണ്ടാകും എല്ലാം നമുക്കറിയാം എങ്കിൽപ്പോലും കളിയുടെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കളിക്കുമ്പോൾ ഒരു കാരണവശാലും മറ്റൊരു വ്യക്തിക്ക് പരിക്ക് ഉണ്ടാകുന്ന രൂപത്തിൽ കളിക്കാൻ പറ്റില്ല നമ്മൾ എല്ലാവരും foot ball കളിക്കുന്നവരായിരിക്കും ലോകത്തിൽ തന്നെ എല്ലാ ഇടത്തും ഒരു കളി എന്ന് തന്നെ foot ball നെ പറയാം തീർച്ചയായിട്ടും foot ball കളി എല്ലാ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പെൺകുട്ടികൾക്കായാലും എല്ലാവർക്കും തന്നെ ഇഷ്ട്ടപ്പെട്ട ഒരു

എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്ക്കാരം ഞാൻ ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചാണ്. എല്ലാവർക്കും ഉള്ളപോലെ എനിക്കും നല്ലൊരു ബാല്യ കാലം ഉണ്ടായിരുന്നു. ഞാൻ ചെറുതിലെ തൊട്ടു തന്നെ നന്നായി ചിത്രം വരക്കുന്ന ഒരു കുട്ടിയായിരുന്നു എന്നെ എന്നെ എൻ്റെ ഉമ്മയും ഉപ്പയുമൊക്കെ നന്നായി അതിന് പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക്, ഞാനിപ്പം ഇവിടെ എത്തി നിൽക്കുന്നത് വരെ എനിക്ക് നല്ല അവരുടെ ഭാഗത്തു നിന്ന് നല്ല പിന്തുണയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കുട്ടിക്കാലത്തുള്ള അനുഭവം നിങ്ങളോടുത്ത് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചെറുപ്പംതൊട്ടു തന്നെ എനിക്ക് പഠനത്തിൽ അത്ര മികവ് ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ പോലും ഒരു നല്ല mark കിട്ടിയിരുന്നു എന്നാ എന്നിരുന്നാലും എനിക്ക് അത്ര അങ്ങ് പഠിക്കാനുള്ള കഴിവല്ല മറിച്ച് എനിക്ക് കലാ ക എന്താ കലയിലാണ് അധികം കഴിവുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ എനിക്ക് എന്താ അധികമായിട്ട് കഴിവ് എന്നു പറയുന്നത് മൈലാഞ്ചി വരക്കുന്നതിലായിരുന്നു. ഇപ്പോഴും ഞാൻ മൈലാഞ്ചിടെ ഇതിൽ നന്നായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് പല ആളുകളും എന്നോട് മൈലാഞ്ചിടെ ഒരു വീട്ടിലേക്ക് എന്നെ തേടിപ്പിടിച്ചു വന്നിട്ട് ഇട്ടു കൊടുക്കാറുണ്ട് ഞാൻ. ഞാൻ ഒരു പൈസ ഒന്നും പറയാതെ അവർ എനിക്കൊരു എന്താ പറയുക പൈസ തന്നു പോകാറുണ്ട് അവരുടെ സന്തോഷത്തിന് നല്ലൊരു തുക തന്ന് പോകാറുണ്ട്. ഞാൻ അതിൽ ഇപ്പോഴും തൃപ്തി തൃപ്തിപ്പെട്ടിട്ടേയുള്ളു. പിന്നെ school ജീവിതം എന്ന് പറയുന്നത് ചെറുതിലെ എനിക്ക് ഇപ്പോഴാണ് ഞാനൊരു നല്ലൊരു student ആയിട്ട് ഇരിക്കുന്നത്. അന്നൊക്കെ ഞാനൊന്നും പഠിക്കാത്തൊരു കുട്ടിയായിരുന്നു. കുട്ടിക്കാലത്തു നല്ല വളരെ എല്ലാവർക്കും ഉള്ളപോലെ നല്ല അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ നല്ല നല്ല പാഠങ്ങൾ പഠിച്ചിട്ടുമുണ്ട്. നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. രണ്ടും എൻ്റെ ജീവിതത്തിൽ നല്ലതിലേക്ക് മാത്രമേ നയിച്ചിട്ടുള്ളു. ഞാൻ പല കാര്യങ്ങളും ആ അനുഭവങ്ങളിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. എന്തെന്നാൽ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ, ഞാൻ അത്ര നന്നായി പഠിക്കുന്ന കുട്ടി അല്ല പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ എൻ്റെ ഏട്ടൻ നന്നായി പഠിക്കുമായിരുന്നു. എന്റെ ക്കാക്കു നന്നായി പഠിക്കുവായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നാം class ൽ ആകുന്ന സമയത്ത്, എന്നെ പുറത്താക്കി പുറത്താക്കിയിട്ടുണ്ട് class ൽ നിന്ന്. അത് ഞാൻ വളരെ മോശമായിട്ട് എന്താ പഠിക്കാതിരുന്നതു കൊണ്ടാണ് പിന്നെ എന്തെങ്കിലും ചെയ്തു വരാൻ പറഞ്ഞാൽ അതൊന്നും ചെയ്യില്ല. കാരണം എനിക്കറിയില്ലാരുന്നു അതെങ്ങന ചെയ്യാന്ന്. പിന്നെ കണക്കിലൊക്കെ വളരെയേറെ ഏർ പിന്നിൽ നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ

എനിക്ക് നല്ല ഒരു ഇത് ഉണ്ടായത്, എന്നെ ഒന്ന് മനസിലാക്കി എനിക്ക് ഇങ്ങനെയുള്ളതിലാണ് കഴിവ് എന്ന് തിരിച്ചറിഞ്ഞത് എൻ്റെ പത്തിൽ പത്താം class ൽ പഠിക്കുമ്പോഴുള്ള teacher ൽ നിന്നുമാണ്. അതുവരെ ഞാൻ പഠിച്ചോണ്ടുപോയത് എന്തെന്നാൽ എനിക്കറിയില്ലായിരുന്നു അതിനു ശേഷമുള്ള ഒരു ജീവിതത്തിലെ നെ കുറിച്ച് ഞാൻ ഒട്ടും എന്താ എനിക്കൊരു ബോധമുണ്ടായിരുന്നില്ല. ഞാൻ എന്താവണം? എങ്ങനെ ജീവിക്കണം? എൻ്റെ ഭാവി എങ്ങനെയാണ്? എന്നൊന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുപോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ പത്താം class കഴിഞ്ഞതോടുകൂടി എനിക്ക് എന്താണ് life ജീവിതം എന്താണ് എന്ന് ഞാൻ മനസിലാക്കി പിന്നെയെന്താന്ന് വച്ചാൽ നാലാം class ലൊക്കെ എൻ്റെ കാക്കുന് നല്ല ഒരു mark കിട്ടിയിട്ട് പത്രത്തിൽ photo വ ഏർ വന്നു. പക്ഷെ ഞാൻ എന്ന് പറഞ്ഞാൽ അപ്പോഴും അമ്പതിൽ ഒരു ഇരുപത്. pass mark കിട്ടിയൊരു വിദ്യാർത്ഥിനി ആയിരുന്നു. അതുകൊണ്ടു തന്നെ എന്നെ ഒന്നും അവർക്ക് അറിയില്ലായിരുന്നു അന്നൊന്നും. പക്ഷെ പിന്നീട് ഞാൻ ഒരു എട്ടാം class ഒൻപതാം class ആവുന്നതോടു കൂടി എനിക്ക് അപ്പോഴും ഞാൻ അത്ര പഠിക്കാത്ത കുട്ടിയായി. പക്ഷെ പത്താം class എത്തിയപ്പപ്പോൾ എനിക്കും എന്തെങ്കിലുമൊക്കെ പഠിക്കണം. എന്തെങ്കിലും ജീവിതത്തില് ലക്ഷ്യം വേണം. മാത്രമല്ല എന്തെങ്കിലും നേടണം എൻ്റെ life ൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ആവണം എന്നൊക്കെ ചിന്ത വരാൻ തുടങ്ങിയത് പത്താം class ൽ നിന്നാണ്. പത്താം class ലെ എൻ്റെ കണക്ക് teacher എനിക്ക് അന്ന് വട്ടപ്പൂജ്യം കിട്ടിയാലും പത്താം class ല് ഞാൻ A plus വാങ്ങാൻ കാരണം എൻ്റെ കണക്ക് ആണ്. കാരണം teacher എന്നെ നന്നായി മനസിലാക്കുകയും എന്നെ നല്ലതിലേക്ക് മുന്നോട്ടുപോകുവാൻ നന്നായി എന്നെ പ്രോത്സാഹിപ്പിക്കുകയും, എനിക്കുള്ള കഴിവുകളും കഴിവുകളും കുറവുകളും എല്ലാം തിരിച്ചറിഞ്ഞു എൻ്റെ കൂടെ നിന്നതും teacher ആണ്. teacher എന്ന് പറഞ്ഞാല് എനിക്കെല്ലാമായിരുന്നു. എന്തെന്നാൽ അമ്മയായിരുന്നു, സഹോദരിയായിരുന്നു, നല്ലൊരു സുഹൃത്തായിരുന്നു, എല്ലാമായിരുന്നു. teacher ക്ക് എന്നെ നല്ല ഇഷ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കണക്ക് പരീക്ഷയിൽ ഞാൻ കണക്കിനെ സ്നേഹിച്ചു തുടങ്ങി കാരണം teacher ക്ക് teacher എന്നെ ഇങ്ങനെ സ്‌നേഹിക്കുമ്പോൾ ഞാൻ teacher ക്ക് എന്തെങ്കിലും പകരം കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹവും ആത്മാർത്ഥതയും കൂടി. അതുകൊണ്ടു തന്നെ ഞാൻ കണക്കിനെ സ്നേഹിക്കാൻ തുടങ്ങി കണക്കൊരു, കണക്ക് അത്രയും ഒരു കളിയിലൂടെ പഠിക്കാം എന്ന് എന്നെ teacher പഠിപ്പിച്ചതിനാൽ എനിക്ക് നന്നായി കണക്ക് മനസ്സിലാവുകയും അതിലൂടെ നല്ല mark ലഭിക്കുകയും ചെയ്തു. നല്ല mark എന്ന് വച്ചാൽ ആ കണക്ക് എന്ന വിഷയം മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളിലും A plus നേടാനും സാധിച്ചു. അതുകൊണ്ടു തന്നെ എനിക്ക് teacher ഓട് നല്ല കടപ്പാടുണ്ട്. ഇപ്പഴും teacher ടെ ഓരോ പുസ്തകങ്ങളും എനിക്ക് തന്നിട്ടുണ്ട്. കണക്കിൻ്റെ ഓരോ പുസ്തകങ്ങളും, teacher ഏർ എനിക്കെന്തെന്നാൽ ഞാനൊരു വേറൊരു വിദ്യാലയത്തിൽ അതല്ലെങ്കിൽ tuition നു പോയിട്ട് ഞാനിതുവരെ പഠിച്ചിട്ടില്ല. അതും teacher ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സന്ദർഭം എനിക്കുണ്ടായിരുന്നില്ല. എനിക്ക് tuition നു പോയി പഠിക്കാനും ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ teacher എന്നെ teacher എനിക്കൊരു tuition center ഉള്ളപോലെ എനിക്ക് teacher നന്നായിട്ട് കണക്കും അതിൻ്റെ എല്ലാ ഏർ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി എന്നെ കണക്ക് പഠിപ്പിച്ചൊരു അധ്യാപിക ആയിരുന്നു എൻ്റെത്. പിന്നീട് എനിക്ക് ഏർ mark കുറഞ്ഞത് എന്ന് വച്ചാൽ ഏട്ടാ ഒൻപതാം class വരെ ഞാൻ വളരെ പിന്നോക്കമുള്ള ഒരു കുട്ടിയായിരുന്നു അതായത് അത്ര പഠിക്കില് , എല്ലാവരിലും നിന്നും ഒരു എന്താന്ന് പറഞ്ഞാൽ നന്നായി പിന്നോട്ട് വലിയുന്നൊരു കുട്ടിയായിരുന്നു. പക്ഷെ ഇനിയിത് പത്താം class നു ശേഷം ആ mark കിട്ടിയ mark അങ്ങനെ നില നിർത്തിക്കൊണ്ടു പോവാൻ ഞാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ plus one ൽ commerce എന്ന വാണിജ്യപരമായിട്ടുള്ള ഒരു ഇത് എടുക്കുകയും അത് മൂലം ഞാൻ accountancy എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയം

കണക്കില് നന്നായിട്ട് സഹായിക്കുകയും അതുകൊണ്ട് തന്നെ എനിക്ക് ആ വിഷയത്തിൽ നന്നായിട്ട് mark ലഭിക്കുകയും ചെയ്തു. പിന്നീട് അതും അഹ് അതില് പത്താം class വരെ ഞാൻ എൻ്റെ friends നെക്കുറിച്ച് എൻ്റെ സുഹൃത്തുക്കളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അവരും നല്ല support ആണ്, അവർക്കും നന്നായി ഓരോ എല്ലാവരും ഓരോരുത്തരും ഓരോ ഇതില് കഴിവ് തെളിയിച്ചവർ ആയിരുന്നു. ഒരാൾ നൃത്തത്തിൽ ആണെങ്കിൽ മറ്റെയാൾ പാട്ടിലും ഒരാൾ പഠനത്തിൽ ആണെങ്കിൽ മറ്റെയാൾ ചിത്ര കലയിലും അങ്ങനെ എനിക്ക് വേറിട്ട നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. നല്ല കലാലയ ജീവിതവും ഉണ്ടായിരുന്നു. പിന്നെ പഠനം മാത്രമല്ല ജീവിതം എന്ന് മനസിലാക്കി ഞാൻ പല പല മേഖലയിലും പോവാനും തീരുമാനിച്ചു. അതുപോലെ പാട്ടറിയില്ല. എന്നാലും ഞാൻ നാലാം class ൽ പാട്ട് പാടിപ്പോയി.

നന്നായി എടുത്ത് പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറുദുവിൻ്റെ കലോത്സവത്തിലും sub ജില്ലാതല കലോത്സവത്തിലോക്കെ പങ്കെടുക്കാൻ സാധിച്ചു. ജില്ലാതല മത്സരങ്ങളിലും എല്ലാം പങ്കെടുക്കാൻ സാധിച്ചു. നല്ലൊരു സമ്മാനങ്ങൾ ലഭിക്കുകയും ചെയ്തു. എടുത്തുപറയേണ്ട കാര്യമെന്ന് വച്ചാൽ പത്താം class വരെ എനിക്കങ്ങനെ സമ്മാനങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. പത്താം class നു ശേഷം പരീക്ഷക്ക് ശേഷം എനിക്ക് നന്നായി നല്ല നല്ല സമ്മാനങ്ങൾ ലഭിക്കുകയും എന്നെ കുറേപ്പേർ അറിയുകയും ചെയ്തു. ഞാൻ എൻ്റെയൊരു photo ഇങ്ങനെ അച്ചടിച്ച് പത്രത്തിൽ എല്ലാം അച്ചടിച്ച് വരണമെന്ന് ഞാൻ നന്നായി ആഗ്രഹിച്ച ഒരു കുട്ടിയാണ്. അത് എട്ടാം class ലേക്ക് പോകുമ്പോൾ തന്നെ ഞാൻ നന്നായി ആഗ്രഹിച്ചിരുന്നു. നമ്മളെ വിദ്യാലയത്തിൻ്റെ മുൻപിൽ കുട്ടികളുടെ ചിത്രം അത് കാണുമ്പോൾ ഞാനും ആഗ്രഹിച്ചിരുന്നു എൻ്റെയും ഒരു photo അവിടെ വൻ വരണം

എല്ലാവരും എൻ്റെ നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും നന്നായി മനസിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്തു. അതുപോലെ plus one ലും നന്നായി mark വാങ്ങിച്ചു. അതുപോലെ plus two ലും full A plus എന്ന സമ്പൂർണ്ണ വിജയം കരസ്ഥമാക്കി എൻ്റെ plus two കലാലയ ജീവിതം അവിടെ നിന്നും ഇറങ്ങി. അതുപോലെ തന്നെ അപ്പോഴും ഞാൻ പത്രത്തിൽ ഇടം നേടി അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായി എന്നെ support ചെയ്തു. പിന്നെ എനിക്ക് നല്ലൊരു admission കിട്ടി. government college ൽ നല്ലൊരു admission ലഭിക്കുകയും അവിടെ ഞാൻ കേറുകയും ചെയ്തു. BBA എന്ന വിഷയമെടുത്ത് പഠിക്കുകയും ചെയ്തു. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഭാവി വർത്തമാനം അതുപോലെ തന്നെ നമ്മളുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ എല്ലാവരും നമ്മളെ നന്നായി support ചെയ്യുകയും നന്നായി നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാം ചെയ്യുകയാ ചെയ്യുകയാണ് വേണ്ടത്. അതുപോലെ ജീവിതത്തിൻ്റെ പല പല മേഘ ഏർ എന്താ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മൾ നമ്മളെ മനസിലാക്കുകയു

ചെയ്ത് നമ്മളെ മനസിലാക്കി നല്ലൊരു ജീവിതം മുന്നോട്ടു കൊണ്ടുപോവാനും നമ്മൾ ശ്രമിക്കണം നമ്മളുടെ ഭാവി, വർത്തമാനം, ഭൂതം എന്നീ മൂന്നു ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ ജീവിതാവസാനം വരെ നല്ലൊരു വിദ്യാർത്ഥി വിദ്യാർഥിനി ആവാൻ ശ്രമിക്കണം. അതുപോലെ നമ്മുടെ അതുപോലെ വന്ന വഴി നമ്മൾ കടന്നു വന്ന ഓരോ പ്രതിസന്ധികളും

നന്നായി മനസിലാക്കുകയും അതിൽ നിന്ന് എല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഓരോരോ പാഠങ്ങൾ ആയെടുക്കുകയും ആ പാഠങ്ങൾ നന്നായി മനസിലാക്കി മനസിലാക്കികൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുകയും വേണം. ഒറ്റക്കാണെങ്കിലും ജീവിതത്തോട് പൊരുതാൻ ശ്രമിക്കണം. എല്ലാവരും നമ്മളുടെ കൂടെ എന്നും ഉണ്ടാവണം എന്നില്ല എന്നുള്ള ഒരു ഉറപ്പ് അതായത് അതാണ് വാസ്തവം എന്നാണ് പറയുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ ആയിക്കോട്ടെ കുടുംബക്കാരായിക്കോട്ടെ എല്ലാവരും ഒരു പരുധി വരെ നമ്മളെ സ്നേഹിക്കും നമ്മളുടെ ഉത്തരവാദിത്വം ആണ് നമുക്കെന്തറിയാം അത് വച്ച് നമുക്ക് എന്തെല്ലാം ചെയ്യാം അതുപോലെ നമുക്കെന്തൊക്കെ കഴിവുകൾ ഉണ്ട് എന്നെല്ലാം തിരിച്ചറിഞ്ഞ് നാം നമ്മളെ നന്നായി പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് നമുക്ക് ആത്മവിശ്വാസം ലഭിക്കുകയും അതിലൂടെ നമ്മക്ക് നല്ല ഒരു വിജയം കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. നമ്മളുടെ ഭാവി നമ്മളുടെ കൈകളിലാണ് എന്ന് നന്നായി വിശ്വസിക്കണം. തൊണ്ണൂറു ശതമാനവും നമ്മുടെ ഭാവി, ഭാവി ജീവിതം എന്താണ്? എങ്ങനെ മുന്നോട്ട് പോവണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾടെ മാതാപിതാക്കൾ ഗുരുക്കന്മാർ അവരുടെ അനുഗ്രഹം അനുഗ്രഹത്തോടു കൂടി അവരുടെ പ്രാർത്ഥനയോടു കൂടി മുന്നോട്ട് പോകണം. നമ്മൾടെ ഗുരുക്കന്മാർ നമ്മളെ ഈ നിലയിൽ നമ്മൾ സംസാരിക്കാൻ നന്നായി സംസാരിക്കാൻ നന്നായി മലയാളം പറയാനും ഏതു ഭാഷ ആയിക്കോട്ടെ അത് നന്നായി സംസാരിക്കാൻ പഠിപ്പിക്കുന്ന നമ്മൾടെ ഗുരുക്കന്മാർ അതായത് നമുക്ക് നന്നായി എഴുതാൻ പഠിപ്പിക്കുന്നവർ നന്നായി സംസാരിക്കാൻ നമ്മളെ സംസ്ക്കാരം എന്താണ്? എങ്ങനെ സത്യസന്ധമായി ഓരോ കാര്യങ്ങൾ ചെയ്യണം? എന്നെല്ലാം പഠിപ്പിക്കുന്നത് നമ്മളുടെ അധ്യാപകർ അല്ലെങ്കിൽ ഗുരുക്കന്മാർ നമ്മളുടെ മാതാപിതാക്കൾ എല്ലാവരുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും വേണം. എല്ലാവരെ എല്ലാവരുടെ ജീവിതത്തിലും ഓരോരോ പ്രതിസന്ധികൾ ദിനം പ്രതി ഉണ്ടാകും. നമ്മൾ അതിനെയെല്ലാം തരണം ചെയ്തു മുന്നോട്ടു പോവുമ്പോൾ മാത്രമേ നമുക്ക് നല്ല നല്ല അനുഭവങ്ങൾ ലഭിക്കുകയും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വിഷമിക്കാതെ നമ്മൾ വലിയ വലിയ പ്രതി സന്ധികളെ നേരിടാനും നമുക്ക് സാധിക്കുന്നത്. സുഹൃത്തുക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ ഏർ നല്ല സുഹൃത്തുക്കളാണ് ഇപ്പൊളെൻ്റെ friends എല്ലാ എന്റെ സുഹൃത്തുക്കളെല്ലാവരും doctor എന്നുള്ള ഒരു ഇതെടുത്ത് പോയിരു പോയി പഠിക്കുകയാണ്. അതുപോലെ നമ്മളുടെ plus two എന്നുള്ള കലാലയ ജീവിതത്തിനു ശേഷം നമ്മൾടെ കൂടെ എല്ലാവരും ഉണ്ടാവണം എന്നില്ല. അതായത് അവർ അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ പോകുന്നു. അതുപോലെ നമ്മൾ നമ്മൾടെയും അത് വിചാരിച്ച് നമ്മളുടെ സുഹൃത്ത് ബന്ധങ്ങൾ ഒരിക്കലും തകരുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ഇപ്പോഴും വന്നവഴി മറക്കാതെ

സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം. അതുപോലെ നമ്മളുടെ കുടുംബക്കാർ കൂട്ടുകുടുംബം ഇപ്പോൾ ഏർ കൂട്ടുകുടുംബം വളരെ കുറവാണ്. എല്ലാവരും അണുകുടുംബമായി പോകുന്നുണ്ട്. അതായതു ഒരു പരുപാടി വരുമ്പോൾ മാത്രം കണ്ടുമുട്ടുന്ന കുടുംബങ്ങൾ. അങ്ങനെയല്ലാവേണ്ടേ നമ്മൾ ഇടക്കൊക്കെ നമ്മൾടെ ബന്ധുക്കൾ കുടുംബക്കാർ അവരുടെ അടുത്ത് പോയി സുഖമാണോ? അവരോട് ചോദിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം ആനന്ദം അതെല്ലാം നമ്മൾ നന്നായി മനസിലാക്കണം. കാരണം നമ്മൾ നമ്മളുടേത് നമ്മൾ നമ്മളുടേ ആ ചിന്ത മാത്രമല്ല ഇപ്പോഴും വേണ്ടത്. ശരിയാണ് നമ്മൾ നമ്മളുടെ ഭാവി ശ്രദ്ദിക്കണം. എല്ലാം ഒരുപോലെ കാണണം. പിന്നെ